hello നമസ്‌കാരം ഇന്ത്യയും സാമ്പത്തികാസൂത്രണവും എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ആസൂത്രണത്തിന്റെ നാൾ വഴി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും മുമ്പ് തന്നെ സാമ്പത്തികാസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് മുൻ class കളിൽ പഠിച്ചിട്ടുണ് പഠിച്ചല്ലോ british ചൂഷണവും ഇന്ത്യയു ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒ ഒന്നിലെ indian ന national congress കറാച്ചി സമ്മേളനത്തിലെ പ്രധാ പ്രധാന ചർച്ചാ വിഷയം ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്‌റു നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ committee രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയാറാ തയാറാക്കി ഇത് ബോംബെ പദ്ധതി എന്ന പേരിൽ അറിയ അറിയപ്പെടുന്നു

കരു അഹ് ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏട്ടിൽ സ്വാതന്ത്ര്യ ഭാ അഹ് ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച് എന്ന് രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്നും വികസനമെന്ന ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിന് കരുത്തേകി ഇന്ത്യയുടെ സാമ്പത്തികാസൂത്രണത്തിന് വ്യക്തമായ മാർഗ നിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വ വിശ്വേശ്വരയ്യ indian ആസൂത്രണത്തിന്റെ പിതാവ് എന്ന അറിയപ്പെടുന്നു ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഏർ വിഖ്യാത ത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രൂപീകരി ഏർ രചിച്ചത് എം വിശ്വേശ്വരയ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രി സഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ commissioncommision ന് രൂപം നൽകി indian സാംബു indian സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ സാമൂഹ്യ സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തികാസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് താഴെ കൊടുത്ത പദസൂര്യൻ ശ്രദ്ധിക്കൂ ആസൂത്രണം തുല്യത വളർച്ച സാശ്രയത്വം ആധുനികവത്കരണം ആസൂത്രണത്തിന്റെ ഈ ലക്ഷ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം വളർച്ച രാജ്യത്തെ മൊത്തം സമാധാന ഏർ രാജ്യത്തിലെ രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉല്പാദന വർധനവ്‌ ര ഉർ ഉല്പാദന വർധനവാണ് വളർച്ച എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സമ്പദ്ഘടനയിലെ പ്രാദ് ഉം പ്രാഥമികം ധ്വദീ ധ്വദീയം ത്രിതീയം എന്ന മേഖലകളെ കുറിച്ച് മുൻ class കളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ മേഖലകളിലെ ഉൽപ്പാദ വർധനവിന്റെ അടിസ്ഥാനത്തെയാ അടിസ്ഥാനത്തിലാണ് വളർച്ചാ കണക്കാക്കുന്നത്

വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഊർജോല്പാദനം കയറ്റുമതി മുതലായവയിലു മുതലായവയിലുള്ള വർദ്ധനവ് തുടങ്ങിയ ഇവയിൽ ഉൽ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും രാജ്യത്തിൻറെ പുരോഗതിക്ക്‌ സാമൂഹ്യ ഏർ സ സഹായ സഹായകമായത് കൊണ്ടാണ് വളർച്ച ആസൂ ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈകൊണ്ടിട്ടുള്ളത് ആധുനിക

ചുവടെ നൽകിയിട്ടു ഏർ ചിത്രം ശ്രധ്രി ശ്രദ്ധിക്കൂ ഒന്നാമത്തെ ചിത്രത്തിൽ ഏർ കൃഷി രീതിയിലുള്ള എന്ത് മാറ്റമാണ് രണ്ടാമത്തേതിൽ കാണാൻ കഴിയുന്നത് ചുവടെ നൽകിയി നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ ചിത്രം ചിത്രത്തിലെ കൃഷി രീതിയും രണ്ടാമത്തെ ചിത്രത്തിലെ കൃഷി രീതിയും താരതമ്യം ചെയ്യൂ സമയലാഭം യന്ന്‌ യന്ത്രത്തിന്റെ ഉപയോഗം അധ്വാനത്തിന്റെ ലഘുകരം യന്ത്രങ്ങൾ സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് വികാസം പ്രാപിച്ചത് ഉത്പാദന വർദ്ധനവും മനുഷ്യ മനുഷ്യോത്പാദനത്തിന്റെ ലഖൂകി ലഘൂകരണത്തിനും കാരണമായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗി ഉപയോഗപ്പെടുത്തലാണ് ആധുനിക വൽക്കരണം ആധുനി ക വരണം ചരക്കു നീക്കവും യ യന്ത്ര വേഗത്തിലേ യാത്രയും വേഗത്തിലാക്കി ഇത് സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ആധുനിക സാമ്പത്തിക

സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹ്യ സുരക്ഷിതത്വം പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയ ആധു ആധുനിക വത്കരണത്തിന്റെ ഭാഗമാണ് തുടങ്ങിയവ ആധുനിക വത്കരണത്തിന്റെ ഭാഗമാണ് സാശ്രയത്വം നിങ്ങളുടെ വീട്ടിൽ അടു ആഹ് അടു അടുക്കള തോട്ടം ഉണ്ടോ ചെറിയ തോതിലുൾ ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് പച്ചക്കറിയുടെ കാര്യത്തിൽ മറ്റു മറ്റുള്ളവരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നില്ല സാമ്പത്തിക ലാഭവും മനുഷ്യ വി വിഭവശേഷിയും പ്രയോജനപ്പെടുത്തു പ്പെടുത്തലും ഇതിലൂടെ സാമ്പ സാധ്യമാകുന്നു സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഭക്ഷ്യധാനോത്പാദനത്തിന്റെ അവ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങളിൽ ങ്ങൾക്കു ഭക്ഷ്യധാന്യങ്ങൾ കായുള്ള

കൃഷിയും വ്യവസ്‌ വ്യവസായത്തിലും കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ സ്വയം പ്രാപ്തി നേടുകയും വിദേശ ആശ്രയത്ത്വം ഇല്ലാതാക്കണം ക്കാനുമ മാണ് സ

തുല്യത നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് പട്ടികപ്പെടുത്തു ആഹാരം വസ്ത്രം പാർപ്പിടം സാക്ഷരത ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യ രക്ഷ തുടങ്ങിയ നിറവേറ ഉം നിറവേ വേറുകയും സാമ്പത്തിക നീതി ഏർ നീതി പൂർണമായ നീതിപൂർവമായ വിതരവും വിതരണവും സാധ്യമാവുകയും ചെയ്യുന്ന എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം വളർച്ചയും ആധുനിക വൽക്കരണവും സാശ്രയത്ത്വവും പൂർണമായും ജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പ് വേണ്ടത് അനിവാര്യമാണ് ആസ്രു ആസൂത്രണ commission നും പഞ്ചവത്സര പദ്ധതിയും നാം ചർച്ച ചെയ്ത ലക്ഷ്യങ്ങൾ ഫലപ്രദമാ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനു നുള്ള പദ്ധതികൾ തയ്യാറാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്ര മന്ത്രി സഭ ഒരു കേന്ദ്ര മന്ത്രി സഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ commission ന് രൂപം നൽകിയത് പ്രധാനമന്ത്രിയും അധ്യക്ഷനും ഒരു ഒരു മുഴുവൻ സമ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര cabinet നിയമിക്കുന്ന commission അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ commission soviet union ന്റെ union ൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന് മാതൃകയാണ് ഇന്ത്യയിൽ സ്വീകരിച്ചത് indian ജനാധിപത്യത്തിന്റെ മിശ്ര സമ്പത് വ്യവസ്ഥക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കിയാണ് ആസൂത്രിത commission തീരുമാനിച്ചത് പഞ്ചവത്സര പദ്ധതിയൊര് പദ്ധതിയാണ് ആസൂത്രണ commission ആ ആസൂത്രണ commission പദ്ധതികൾ വിഭാവനം ചെയ്തത് ഒരു പ്രത്യേക മേഖ മേഖലക്ക് മുൻഗണന നൽകി അഞ്ചു വർഷം കൊണ്ട് ലക്ഷ്യം നടത്തുക നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം ബക് ബക ഉം ഭക്രാനംഗ അടങ് അണകെട്ടിന്റെ ഉൽഘടന സേവനയിലെ ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാ കാലത്ത് അനുഭ അനുബന്ധ അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി ഇന്ത്യയുടെ വൻ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിക്കുകയുണ്ടായി ഭക്രാനംഗ നംഗൽ അണക്കെട്ടിന്റെ ഉദ്‌ഘാടന ചടങ്ങിൽ നെഹ്രുവിന്റെ വാക്കുകൾ വൻകിട ജലസേചന പദ്ധതികൾക്ക് ഇന്ത്യയുടെ വികസനത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്താറ് കാലഘട്ടങ്ങ കാലഘട്ടത്തിൽ കാർഷിക മേഖലക്ക് പ്രഥമ പരിഗണന നൽകികൊണ്ട് നടപ്പിലാകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് അറുപത്തൊന്നിലെ

ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും ഇന്ത്യയിലെ ഭക്ഷ്യ ധൗർബല്യം പരിഹരിക്കാൻ കഴി കഴിയാത്തതിനാൽ കാർഷികമേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിക്കൊണ്ട് ലക്ഷ്യമിട്ട് കൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഒന്നാം കാലഘട്ടത്തിൽ

വിത്തിനങ്ങൾ, ജലസേചന സൗ ജല സേചന സൗകര്യങ്ങൾ രാസവളവും കീടനാശിനികൾ കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉല്പാദനത്തിൽ വരുത്തുന്ന ഗണ്യമായ പുരോഗതിയാണ് ഹരിതവിപ്ലവം ഇതിലൂടെ ഭക്ഷ്യ ഭക്ഷ്യ ധാന്യങ്ങളുടെ കാര്യത്തിൽ

ഹരിത വിപ്ലവം പോലെ സമാന രീതിയിൽ പാലും പാലുല്പാദനങ്ങളുടെ വർധനവും ലക്ഷ്യമിട്ടു നടപ്പാക്കിയ ധവള വിപ്ലവവും ഇന്ത്യയിൽ വൻ വിജയം നേടി മത്സ്യോത്പാദന മേഖലയി മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നീല വിപ്ലവവും ഇന്ത്യയിൽ നടപ്പാക്കി ആസൂത്രണം ആസൂത്രണ commission ഇന്ത്യയിൽ നടപ്പാക്കിയ പദ്ധതിയും അവയു അവയുടെ കാലയളവും പ്രധാന ലക്ഷ്യവും സൂചി സൂചിപ്പിച്ചിട്ടുള്ള പട്ടിക പരിശോധിക്കു

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിരണ്ട്‍ parliament പാസാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നില നിലവിൽ വരുത്തുകയും ചെയ്ത എഴുപത്തിമൂന്ന്‌ എഴുപതിനാല് ഭരണ ഘടന ഭേദഗതികൾ നിയമങ്ങൾ പ അഹ് പഞ്ചായ ത്തീരാജ് നഗര പാലിക സം നഗരപാലിക സംവിധാനങ്ങൾ നിലനിർത്തി വരുന്നതിനിടയാക്കി പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്ത് block പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയു എന്നിങ്ങനെ മൂന്ന് തലങ്ങളായി മാറി ഒന്നാം പഞ്ചായ ഉം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നില നിലവിൽ വന്ന ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കുകയാ കുറിക്കലായിരുന്നു ദേശീയ ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണവും ചെയ്തു നടപ്പാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണത്തിലായിരുന്നു അത് അത് വരെ നിലനിർന്നി നിലനിന്നിരുന്നത് വിദേശ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അധികാരവും സാമ്പത്തിക വിഭവവും ഉം പ്രാദേശിക വികസനത്തിന്റെ വിനിയോഗിക്ക ഉം വികസനത്തിന് വിനിയോഗിക്കാൻ

പ്രതിതല പഞ്ചയാത്ത് സംവിധാനത്തിലെ ഗ്രാമപഞ്ചായത്ത് block പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ മൂന്ന് തലങ്ങൾ പങ്ക് വെച്ചിട്ടുണ്ട് പുതിയ ചുവട് വെപ്പുകൾ കേന്ദ്ര government ആസൂത്രണ commission പ്രവർത്തനം ആവസ്‌ അഹ് അവസാനിപ്പിക്കുകയു അവസാനിപ്പിക്കുകയും നീതി അയോഗ് എന്ന സംവിധാനം നിലനിർത്തി വരുകയു വരുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച്‌ ജനുവരി ഒന്നിന് നിലന്നിൽ നിലവിൽ വന്ന നീതി അയോഗ് ന്റെ ഘടന ഉപ ഇപ്രകാരമാണ് പ്രധാന മന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ lieutenant governme governor മാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട് രണ്ട് part time അംഗങ്ങളെ നാല് അനോ അനോധോ അനൗദ്യോഗിക അംഗങ്ങളും chief executive officer ഉം ഇതിനെ ഉൾ ഇതിലുൾപ്പെടും പ്രധാന സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും ഉള്ളവരെ ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക hello എല്ലാവർക്കും നമസ്ക്കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം Cricket ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയാണ് സച്ചിൻ രമേശ് ടെൻഡുൽക്കർ എന്നാണ് അദ്ദേഹത്തിൻറെ പൂർണ്ണ നാമം അദ്ദേഹത്തിൻറെ ജനനം ആയിരത്തി എ തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് April ഇരുവന്നാലാണ് ഇന്ത്യയിൽ നിന്നുള്ള മുൻ Cricket താരം ലോക കണ്ട ഏറ്റോം മികച്ച Cricket കളിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു Parliament member കൂടിയാണ് സച്ചിൻ ടെൻഡുൽക്കർ രണ്ട് പതിറ്റാണ്ട് കാലം സച്ചിൻ Indian cricket ന് നെടും തൂൺ ആയി നിന്നു സച്ചിൻറെ Batting ഇന്ത്യക്ക് നിരവധി വിജയങ്ങൾ സമ്മാനിച്ചു Cricket ആദ്യമായി ഇന്ത്യൻ സച്ചിൻ മായി സ്വഭാവ ശുദ്ധി കളഞ്ഞ് കളിക്കാത്ത സച്ചിൻ മാന്യൻ മാരുടെ കളിക്ക് കൂടുതൽ മാന്യത നൽകി രണ്ടായിരത്തിരണ്ടിൽ Cricket ലോകത്തെ ആധികാരിക മാനസ്സികമായ ഇന്ത്യൻ മാസിക ഡോൺ ബ്രാഡ്‌മാൻ ശേഷം Cricket ലോകം കണ്ട ഏറ്റോം മികച്ച രണ്ടാമത്തെ Cricket പ്രതിഭയായി മികച്ച രണ്ടാമത്തെ ഏകദിന Cricket കളിക്കാരനായി ടെൻഡുൽക്കറെ തിരഞ്ഞെടുത്തു വിവിയൻ റിച്ചാർഡ്‌സ്

അന്താരാഷ്ട്ര Cricket ഇൽ നൂറ് ങ്ങൾ തികച്ച ആദ്യത്തെ കളിക്കാരനായിരുന്നു സച്ചിൻ രണ്ടായിരത്തി പന്ത്രണ്ട് March പതിനാറിന് Bat ഇൽ ബംഗ്ലാദേശിനെയും ജലീനഗറിനെയും Group ഏകദിന മത്സരത്തിനാണ് സച്ചിൻ തൻറെ നൂറാം പതകം പിടിച്ചത് Test cricket ലും ഏകദിന Cricket ലുമായി നിരവധി Record കൾ സച്ചിൻറെ പേരിലുണ്ട് ഏകദിന Cricket നും Test cricket നും നിലവിൽ ഏറ്റവും കൂടുതൽ Runs നേടിയതിനുള്ള കളിക്കാരനാണ് ഇദ്ദേഹ രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ലോകകപ്പിൽ രണ്ടായിരം Runs എടുക്കുന്ന ആദ്യ Batsman നായി നാനൂറ്റിയറുപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളിലായി പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്താറ് Runs ഇദ്ദേഹം നേടിയിട്ടുണ്ട് പതിനയ്യായിരം Runs വെച്ചിറ്റ് A M Cricket കളിക്കാരനുമാണ് സച്ചിൻ Test cricket ഇൽ പതിനൊന്നായിരം Runs പിന്നിടുന്ന മൂന്നാമത്തെ കളിക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് സച്ചിൻ Test നും ഏകദിനത്തിനും ഏറ്റോം കൂടുതൽ Centuary എന്ന Record ഉം സച്ചിൻറെ പേരിലാണ് ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന ആറാമത്തെ വ്യെക്തികൾ Score ൻറെ ഉടമയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ February ഇരുപന്നാലിന് അടിച്ച ഇരുനൂറ് Runs ആണ് അദ്ദേഹത്തിൻറെ ഉയർന്ന Score സച്ചിൻ ഏകദിന Cricket ഇൽ നേടിയ ആദ്യത്തെ കളിക്കാരനുമാണ് രണ്ടായിരത്തി ഒമ്പത് November അഞ്ചിന് ഹൈദരബാദിലെ വെച്ച് നടന്ന ഇന്ത്യ ആസ്ട്രേലിയ ഏകദിന പരമ്പരയിൽ മത്സരത്തിൽ പതിനയ്യായിരം Runs ലേക്കെത്തുന്ന ലോകത്തിലെ ആദ്യത്തെ താരം എന്ന ബഹുമതിയും സച്ചിൻ നേടി Test cricket ലെ സച്ചിൻറെ ഉയർന്ന Score ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി നാലിൽ നേടിയ ഇരുന്നൂറ്റിനാൽപ്പത്തിയെട്ട് Runs ആ ആണ് Master blaster എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സച്ചിൻ പതിനാലാമത്തെ വയസ്സിൽ ആദ Cricket ലെ മുംബൈ Cricket team നുവേണ്ടി കളിക്കുകയും ആദ്യ മത്സരത്തിൽ തന്നെ യും ചെയ്തു പിന്നീട് അയിരത്തിതൊള്ളായിരത്തി എമ്പത്തൊമ്പതിൽ തൻറെ പതിനാറാം വയസ്സിൽ പാക്കിസ്ഥാൻ Cricket team നെതിരെ കറാച്ചി അന്താരാഷ്ട്ര Cricket ഇൽ അരങ്ങേറ്റം നടത്തി ഇന്ത്യയിലെ ഏറ്റോം വലിയ കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഘേൽ രത്ന Award നേടിയ ആ ഒരു Cricket മാണ് Cricketer ഉമാണ് സച്ചിൻ രണ്ടാമത്തെ വലിയ Serious ബഹുമതിയായ പത്മവിഭൂഷൺ നേടിയ ആദ്യത്തെ കായികതാരം എന്ന ബഹുമതി വിശ്വനാഥൻ ആനന്ദിനൊപ്പം രണ്ടാരത്തിയെട്ടിൽ സച്ചിൻ നേടുകയുണ്ടായി ലോകത്തിൽ ഏറ്റോം കൂടുതൽ ആരാധകരുള്ള Cricket കളിക്കാരിൽ ഒരാളും പരസ്യം വഴി ഏറ്റോം അതികം വരുമാനമുണ്ടാക്കുന്ന Cricket കളിക്കാരിൽ ഒരാൾ സച്ചിൻ ആണ്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 രണ്ടാരത്തിപന്ത്രണ്ട് December ഇരുപത്തിമൂന്നിന് സച്ചിൻ അന്താരാഷ്ട്ര ക് ഏകദിന Cricket ഇൽ നിന്നും വിരമികൽ പ്രഘ്യാപിച്ചു ഏകദിന Cricket ഇൽ എറ്റോമതികം Runs century കൾ അർദ്ധ Century കൾ കളിച്ച സമയത്ത് അല്ലെങ്കിൽ എന്നി Record കൾ എല്ലാം വിരമിക്കുമ്പോൾ സച്ചിൻറെ പേരിലാണ് രണ്ടാരത്തിപന്ത്രണ്ട് March പതിനെട്ടിന് മിർപുർ പാകിസ്താനെതിരെയാണ് സച്ചിൻ അവസാന ഏകദിന മത്സരം കളിച്ചത് രണ്ടാരത്തി പതിമൂന്ന് May ഇരുപത്തേഴാം തിയ്യതി IPL ആറാം Season കിരീടം

തൻറെ തന്നെ രാജ്യം ഭര ഭാരത് രത്ന പുരസ്ക്കാരം സച്ചിന് നൽകി ആദരിച്ചു ഭാരത രത്‌നം ലഭിക്കുന്ന ആദ്യ കായികതാരോം ഏറ്റോം പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ് വലതുകൈകൊണ്ട് Bat ഉം Ball ഉം Field ഉം

പൂർണ ആരോഗ്യമുള്ള Cricket കളിക്കാരൻ ആയി വിശേഷിപ്പിച്ചിരുന്നു Field അന വശ്യ ചലനങ്ങളൊഴിവാക്കി സമതുല് ല്യതമായാണ് സച്ചിന് Bat ചെയ്യുന്നത്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 Pitch കളിലും അത് പോലെ വേഗമേറിയ Caribbean പടിഞ്ഞാറൻ ഓസ്‌ട്രേലിയേം Pitch ലും സച്ചിൻ തൻറെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് മുകളിലൂടെ പന്ത് അടിക്കാൻ കഴിഞ്ഞ സച്ചിൻ ഈ രീതി വഴി അനേകം Boundary കൾ നേടിയിട്ടുണ്ട് എക്കാലത്തെയും മികച്ച Cricket പ്രതിഭയായിരുന്ന ഡൊണാൾഡ് ബ്രാഡ്‌മാൻ സച്ചിൻറെ Batting നെ തൻറെ താരതമ്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻറെ ജീവചരിത്രത്തിൽ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഇ സച്ചിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുൻ Autralian cricket coach ആയിരുന്ന പറയുന്ന സച്ചിൻറെ എഫേ Work ൻറെ പരിമിതി മൂലം Short bowler കളിക്കുന്നത് പരിമിതികൾ ഉണ്ടായിരുന്നു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 ഇതിനു പ്രധാനമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒര് Bat Man ഉം തൻറെ ദീർഘകാലത്തേക്ക് Cricket ജീവിതത്തിൽ ഒരേ ശൈലിയിൽ Bat വീശാൻ സാധ്യമല്ല രണ്ട് Team ലെ മുതിർന്ന അംഗം എന്നനിലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ സച്ചിനെ മായിരുന്നു രണ്ടായിരത്തിനാല് മുതൽ സച്ചിൻറെ Batting അത്രയും വരുകയും ഭംഗിയും കുറഞ്ഞതായി തീർന്നു തൻറെ Career ഇൽ ആദ്യ കാലത്തിരുന്ന സച്ചിൻ കൂടുതൽ Runs കൾ നേടിയിരുന്നത് അതും ഒര് Ball ഇൽ ഒര് Runs എന്ന ശരാശരിയിൽ മുൻ Australian കളിക്കാരനായിരുന്ന ലിയാൻ ചപ്പേൽ ഇങ്ങനെ വിശേഷഷി ക്കുന്നു ടെൻഡുൽക്കർ തൻറെ career തുടങ്ങിയ കാലത്ത് കളിച്ചിരുന്നതിന്റെ ഒരുശതമാനം പോലും ഇപ്പോൾ കളിക്കുന്നില്ല ഒരു bowler അല്ലെങ്കിൽ Medium തുടങ്ങിയ എല്ലാരീതിയിലും സച്ചിന് അനായാസ പന്തെറിയുമായിരുന്നു എതിർ Team ലെ Batsman മാർ ഒരു വലിയ Innings പടുത്തുയർത്തുമ്പോൾ ആ കൂട്ടം കൊള്ളിക്കാൻ മിക്കവാറും Indian cricket team caption സച്ചിനെയായിരുന്നു പ്പെടുത്തിയിരുന്നത് സച്ചിൻറെ മികച്ച batting മൂലം ഇന്ത്യ ചില മത്സരങ്ങൾ ജയിച്ചിട്ടുമുണ്ട് മുംബയിലെ ഒര് സർക്കാർ ബ്രാമിൺ കുടുംബത്തിലാണ് സച്ചിൻ ജനിച്ചത് അദ്ദേഹത്തിൻറെ അച്ഛൻ ഒരു മറാത്തി സാഹിത്യകാരൻ കൂടിയായിരുന്നു രമേശ് ടെൻഡുൽക്കർ തൻറെ ഇഷ്ട്ട സംഗീത സംവിധായനായ സച്ചിൻ ദേവ് ബർമൻ എന്ന പേര് സച്ചിൻ എന്ന നാമം തന്നെ മകന് നൽകി ടെൻഡുൽക്കറുടെ മൂത്ത ജേഷ്ഠൻ അജിത് സച്ചിനെ cricket കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു അജിത്തിനെ കൂടാതെ സച്ചിന് നിതിൻ എന്നൊരു സഹോദരനും സവിത എന്നൊരു സഹോദരിയും ഉണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം ശാരദാശ്രമം വിദ്യമന്ദിരത്തിൽ ആയിരുന്നു അവിടെ നിന്നായിരുന്നു cricket ൻറെ ബാല പാഠങ്ങൾ തൻറെ coach ആയിരുന്ന രമാകാന്ത അച്ചരേക്കർ നിന്നും പറ്റി പഠിച്ചത് തൻറെ school വിദ്യാഭ്യാസത്തിനിടെ സച്ചിൻ academy പരിശീലനത്തിൽ ചേർന്നു പക്ഷെ അവിടുത്തെ പരിശീലകനായിരുന്ന ബെന്നിസ് batting ഇൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴത്തെക്കാലത്ത് സച്ചിൻ അനേകം മണിക്കൂറുകൾ പരിശീലനങ്ങൾ cricket പരിശീലിക്കുകയും സച്ചിന് മടുപ്പ് അനുഭവപ്പെട്ട് തുടങ്ങി അപ്പോൾ പരിശീലകൻ stand ൻറെ മുകളിൽ ഒരു രൂപ നാണയം വെക്കുകയും സച്ചിനെ പുറത്താക്കുന്നപോലെ ആ നാണയം നൽകുകയും ചെയ്തു ആ പരിശീലനത്തിൽ ആർക്കും സച്ചിനെ പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ coach ആ നാണയം സച്ചിന് നൽകുമായിരുന്നു സച്ചിൻ പറയുന്നത് ആ കാലത്ത് കിട്ടിയ പതിമൂന്ന് നാണയങ്ങൾ ആണ് തൻറെ ജീവിതത്തിലെ ഏറ്റോം വലിയ സമ്മാനങ്ങൾ എന്നാണ് school ഇൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു indian cricket കളിക്കനാരും സഹപാഠിയുമായ വിനു സച്ചിൻ ആരത്തിതൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ harris shield games ഇൽ അറ്ന്നൂറ്റിയരുപത്തനാൽ runs എന്നാരു record കൂട്ടുകെട്ട് ഉണ്ടാക്കി ഉണ്ടായി ആ innings ഇൽ സച്ചിൻ മുന്നൂറ്റിയിരുപത് runs അതികം നേടി അത് പോലെ ആ series ഇൽ ആയിരത്തിലധികം runs ഉം രണ്ടാരത്തിആറ് ഹൈദർബാദ് വിദ്യാർഥികൾ ഈ runs മറികടക്കുന്നതോടെ അതൊരു ലോക record ആയിരുന്നു സച്ചിന് പതിനാല് വയസ്സുള്ളപ്പോൾ സുനിൽ ഗവാസ്‌ക്കർ തൻറെ ultra pad കൾ സച്ചിന് സമ്മാനമായി നൽകുകയുണ്ടായി അതെനിക്കൊരു നല്ല പ്രോത്സാഹനമായിരുന്നു ഗവാസ്‌ക്കറിന് ഇരുപത് വർഷം പ്രായമുള്ള record മറികടന്നപ്പോൾ സച്ചിൻ ഓർത്തു ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഗുജറാത്തടുത്തായി ആയിരുന്നു മകൾ doctor അഞ്ജലി എന്ന വിവാഹം ചെയ്തത് ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനിന്ന് എൻറെ ഈ വിഷയം ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കുംബിൽ വേറൊരു വിഷയമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്ക്കാരം hello നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഇന്ത്യൻ അഭിനേതാവായ ചലച്ചിത്ര നിർമാതാവായ പിഐ മുഹമ്മദ്‌കുട്ടി എന്ന മമ്മൂട്ടിയെ പറ്റിയാണ്.

അഭിനയ രംഗത്ത് വേരുറപ്പിച്ച് എൺപതുകളുടെ തുടക്കത്തിലാണ് മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയൻ ആയത് ജനിച്ചത് മുഹ~മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പനിപറമ്പിൽ ഏഴ് september ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തൊന്ന് എഴുപത്തൊന്ന്. വയസ്സ് പ്രായം ആയി ഇപ്പോൾ. ദേശീയത, ഇന്ത്യയിലാണ് അദ്ദേഹം. മൂന്ന് പതിറ്റാണ്ടുകളിലേറെയായി സജീവ അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം, മികച്ച നടനുള്ള ദേശീയ പുരസ്‍കാരം മൂന്നു തവണ നേടിയിട്ടുണ്ട്. ഇതിനു പുറമെ അഞ്ചു തവണ മികച്ച നടനുള്ള കേരളാ സംസ്ഥാന അഹ് ചലച്ചിത്രപുരസ്കാരവും പന്ത്രണ്ടു തവണ filmfare അഥവാ ദക്ഷിണേന്ത്യൻ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഭാരത സർക്കാർ പദ്മശ്രീ നൽകി ആദരിച്ചു. രണ്ടായിരത്തി പത്തിൽ January യിൽ കേരളാ സർവകലാശാലയിൽ നിന്ന് honor~honorary doctorate ലഭിച്ച ഇദ്ദേഹത്തെ ആ വർഷം December ൽ തന്നെ doctorate നൽകി Calicut സർവകലാശാലയിലും ആദരിച്ചു. മലയാളത്തിലെ പ്രമുഖ channel ശൃംഖല ആയ മലയാളം communication ന്റെ രൂപീകരണം മുതൽ മമ്മൂട്ടി chairman ആണ്. കൈരളി, പീപ്പിൾ, വീ എന്നീ channel കളുടെ മലയാളം communication ന്റെ കീഴിൽ ഉള്ളതാണ്. കേരള സർക്കാരിന്റെ ITprojecter കളിൽ ഒന്നായ അക്ഷയയുടെയും goodwill ambassador മമ്മൂട്ടി.

അദ്ദേഹത്തിന്റെ സിനിമ ജീവിതം, സിനിമ ജീവിതത്തെ പറ്റി പ~ അഹ് കുടുംബ ജീവിതവും ആദ്യ കാല ജീവിതവും. ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് September ഏഴിന് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ എന്ന സ്ഥലത്താണ് മമ്മൂട്ടി ജനിച്ചത്. വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം വളർന്നത്. മമ്മൂട്ടിയുടെ ബാപ്പ ഇസ്മായിലും ഉമ്മ ഫാത്തിമയും ആണ്. ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് മമ്മൂട്ടി ജനിച്ചത്. ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി.

school വിദ്യാഭ്യാസം, പഠിക്കുന്ന കാലത്തും കലാ കായിക രംഗങ്ങളിൽ സജീവമായിരുന്നു മമ്മൂട്ടി. കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നിന്നാണ് മമ്മൂട്ടി ബിരുദം നേടിയത്. തുട്~തുടർന്ന് എറണാകുളത്തുള്ള Government law law കോളേജിൽ നിന്ന് അഭിഭാഷകനായി പുറത്തിറങ്ങി മമ്മൂട്ടി. മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ junior അഭിഭാഷകൻ ആയി രണ്ടു വർഷം സേവനം അനുഷ്ടിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകൾ ആണ് മമ്മൂട്ടി അഭിനയിച്ച ആദ്യ ചിത്രം. കഠിനാദ്ധ്വാനം കൊണ്ട് അഭിനയ അഭിനയ ലോകത്ത്‌ സ്ഥാനം നേടിയെടുക്കാൻ മമ്മൂട്ടി സാധിച്ചു. തുടക്കത്തിൽ അപ്രധാനമായ വേഷങ്ങളിലൂടെ സാന്നിധ്യം അറിയിച്ചു.

എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായില്ല പൂർത്തിയാക്കിയില്ല. KG ജോർജ് സംവിധാനo ചെയ്ത മേള എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടെ അഭിനേതാവിനെ ശ്രദ്ധേയൻ ആക്കിയത്. അദ്ദേഹത്തിന്റെ യവനിക, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂ ഡൽഹി എന്നീ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടെ താര മൂല്യം ഉയർത്തിയത്. ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മമ്മൂട്ടി വിവാഹിതനായി. സുല്ഫത് ആണ് മമ്മൂട്ടിയുടെ ഭാര്യ. ഈ ദമ്പതികൾക്ക് സുറുമി എന്ന് പേരുള്ള ഒരു മകളും, ദുൽഖർ സൽമാൻ എന്ന് പേരുള്ള ഒരു മകനും ഉണ്ട്.

മികച്ച നടനുള്ള ദേശിയ പുരസ്‌കാരം മൂന്നു തവണ നേടി. ചലച്ചിത്ര മേഖലയിലെ അഭിനയ പ്രതിഭ~ പ്രതിഭക്കുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ പരമോന്നത ബഹു മതി ആയ രണ്ടായിരത്തി പത്തിൽ ലഭിച്ചു. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള പ്രഭ പുരസ്‌കാരം ലഭിച്ചു. ദേശിയ ചലച്ചിത്ര പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മതിലുകൾ, ഒരു വടക്കൻ വീരണഗാഥ. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വിധേയൻ, പൊന്തന്മാട. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അംബേദ്‌കർ English. കേരളാ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം അഞ്ചു തവണ നേടിയിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന്, അഹിംസ, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അടിയൊഴുക്ക്, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് യാത്ര, നിറക്കൂട്ട്, ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഒരു വടക്കൻ വീരഗാഥ അഥവാ മതിലുകൾ, ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വിധേയൻ, പൊന്തന്മാട. അഹ് രണ്ടായിരത്തി നാല് കാഴ്ച, രണ്ടായിരത്തി ഒമ്പതു പാലോരി മാണിക്യം. filmfare അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊട്ട്‌ രണ്ടായിരത്തി ആറു വരെ. കടൽ കടന്നൊരു മാഞ്ഞുകുട്ടി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ജർമനിയിലേ മെറ്റ്മാൻ ന്ഗരത്തിലെത്തിയ മമ്മൂട്ടിയെ മെറ്റ്മാൻ mayor നേരിൽ സന്ദർശിച്ചു. ആയുർവേദ ചികിത്സക്കായി കേരളം സന്ദർശിക്കാൻ അവസരം ലഭിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കു വെച്ചതോടൊപ്പം ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. പ്രധാന ലേഖനം മമ്മൂട്ടി അഭിനയിച്ച ചലച്ചിത്രങ്ങളാണ്. രണ്ടായിരത്തി ഒൻ ~ഒമ്പതു January ആദ്യ വാരത്തിൽ മമ്മൂട്ടി തന്റെ blog തുടങ്ങി. മലയാളത്തിൽ ആദ്യമായി ഒരു മുൻ നിര നടൻ തുടങ്ങിയ ഈ blog ന് വളരെ നല്ല പ്രതികരണം ലഭിച്ചു. തന്റെ blog ൽ രാഷ്ട്രീയം, സാമൂഹിക-സാംസ്‌കാരിക-സാമ്പത്തിക മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എഴുതുക എഴുതുക എന്ന് മമ്മൂട്ടി തന്റെ blog പ്രസിദ്ധികരണ വേളയിൽ പറഞ്ഞു അവലംബം ചിത്രങ്ങൾ. ഗുൽബർഗ് society കൂട്ടക്കൊല, ബേനസീർ ഭൂട്ടോ വധം, പുൽവാമ ആക്രമണം ഇവയെല്ലാമാണ്, മമ്മൂട്ടിയേ പറ്റി പറഞ്ഞാൽ ഇപ്പൊ അറിയാം മിക്ക, പല പല സിനിമകളുണ്ട് മ~അടിപൊളി fightfight സിനിമകൾ വരെ അദ്ദേഹം നല്ല അഭിനേതാവാണ്. ഇപ്പോഴത്തെ യുവാക്കൾ മുതൽ വയസ്സായവർ, വയസ്സായ ആൾക്കാർ വരെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഒരു fan ആയി കണ്ട് വരുന്നു. ഇദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും എല്ലാം സന്തോഷം ആണ്. ഇദ്ദേഹത്തിന്റെ അഭിനയം. മലയാളത്തിലെ പ്രമുഖ channel ശൃംഖല ആയ മലയാളം communication ന്റെ രൂപീകരണം വരെ ഇദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്രമിസ് ~ പദ്മശ്രീ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്‌കാരം, ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്‌കാരം. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മികച്ച നടനുള്ള ദേശിയ ചലച്ചിത്ര പുരസ്കാരം, രണ്ടായിരത്തി പത്തിൽ doctorate കേരള സർവകലാശാലയുടെ പുരസ്കാരം എന്നിവ ഇങ്ങനെ അദ്ദേഹം നേടി എടുത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ മൈക്കിളപ്പ എന്ന് വിളി പേരുള്ള പല സിനിമകളും നാം കണ്ടിട്ടുണ്ട്. അത്പോലെ bus-conductor എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയം

കീഴടക്കി കൊണ്ട് അദ്ദേഹം അഭിനയിച്ചു. അതുപോലെ തന്നെ ഓരോ യുവാക്കളുടെയും മനസ്സിൽ തീയായി ഓരോ യുവാക്കളുടെയും രോമാഞ്ചം ആയി മാറിയ മമ്മൂട്ടി ~യുടെ അഭിനയം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും ഓരോ കാഴ്ച്ചകളും ഓരോ അടികളും ഓരോ നടത്തങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ രോമാഞ്ചം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഷൈലോക്ക് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇല്ലായിമയിൽ നിന്നും വന്ന്

അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചകളും ഓരോ നടത്തങ്ങളും നമ്മുടെ ഉള്ളിൽ തീ പടർത്തുന്ന ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയുടെ എല്ലാം ഓരോ സിനിമകളെടുത്താൽ തന്നെ നമൂക്ക് കാണാം കഴിയുമല്ലോ, അദ്ദേഹത്തിന്റെ മലയാള ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചതെല്ലാം. പിന്നെ പറയുകയാണ് IV ശശിയുടെ release ചെയ്യാത്ത ചിത്രമായ ദേവലോകം ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നായക വേഷം. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ അഹിംസയിലെ അഭിനയത്തിന്‌ മികച്ച രണ്ടാമത്തെ നടനുള്ള

ഈ സമയത്തെ പ്രധാന വാണിജ്യ വിജയങ്ങളിൽ ഉൾപ്പെടുന്നു. തുടർച്ചയായ box-office പരാജയങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തേഴിലെ crime-thrillern ന്യൂ ഡൽഹി അവന്റെ വാണിജ്യ സാധ്യതകൾ മെച്ചപ്പെടുത്തി. പിന്നീടുള്ള ഒരു ദശാബ്ദ കാലത്തെ സിനിമകൾ മമ്മൂട്ടിയെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി സ്ഥാപിച്ചു. രണ്ടായിര~ രണ്ടായിരങ്ങൾ മമ്മൂട്ടിയേ സംബന്ധിച്ചിടത്തോളം നിരൂപണപരവും, വാണിജ്യപരവുമായ വിജയത്തിന്റെ കാലഘട്ടമായിരുന്നു. doc~Doctor ബാബ സാഹേബ് അംബേദ്‌കർ എന്ന ഹിന്ദി english ഭാഷ ദ്വിഭാഷ ജീവ ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശിയ ചലച്ചിത്ര award നേടിക്കൊടുത്തു. കൂടാതെ കാഴ്ച്ച, പാലേരി മാണിക്യം എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര award കൾ നേടി. ആക്ഷേപ ഹാസ്യമായി പോയ പ്രാഞ്ചിയേട്ടൻ and the saint നാടകം, വർഷം, രണ്ടായിരത്തി പതിനാലു period drama യായ പത്തേമാരി, black-comedy ഉണ്ട രണ്ടായിരത്തി പത്തൊമ്പതു എന്നിവക്ക് കൂടുതൽ നിരൂപക പ്രശംസ നേടി. കൂടാതെ ആദ്യത്തെ മൂന്നു ചിത്രങ്ങളിൽ മികച്ച നടനുള്ള filmfare award ഉം ലഭിച്ചു. period-action മാമാങ്കം, മധുര രാജ എന്നിവ ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ release കളിൽ ഉൾപ്പെടുന്നു. രണ്ടായിരത്തി പത്തൊമ്പതു, രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭീഷ്മ പർവ്വം എന്ന action-thriller മലയാളം televisionchannel കളായ കൈരളി tv, കൈരളി news, കൈരളി we എന്നിവ നടത്തുന്ന മലയാളം communications ന്റെ chairman ആണ് മമ്മൂട്ടി. വിതരണ നിർമാണ banner playhouse ഉം മമ്മൂട്ടി company യും ഉൾപ്പെടെ ഒന്നിലധികം നിർമാണ സംരംഭങ്ങളും ഉടമയാണ് അദ്ദേഹം. ആദ്യ കാല ജീവിതം കുടുംബ ഒരുപാടു കേട്ടതാണ്. അദ്ദേഹത്തിന്റെ മറ്റു ജോലികൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോഹൻലാൽ, IV ശശി, കൊച്ചു മോൻ എന്നിവർക്കൊപ്പം casino എന്ന നിർമാണ company യുടെ സഹ ഉടമ ആയിരുന്നു മമ്മൂട്ടി. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴു. ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ്, അടിയൊഴുക്കുകൾ, കരിമ്പിൻ പൂവിനക്കരെ എന്നിവ ഉൾപ്പെട്ട ചിത്രങ്ങളാണ് അവർ നിർമ്മിച്ചത്. അദ്ദേഹം mega bytes എന്ന television production company രൂപികരിച്ചു. അത് televisionserial കൾ നിർമിച്ചു. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ജ്വാലയായി ആയിരുന്നു ഒരു നിർമാതാവ് എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രൊജക്റ്റ് കൂടി ആയിരുന്നു. മമ്മൂട്ടി technotainment എന്ന പേരിൽ ഒരു വിതരണ company യും മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിൽ ഉണ്ട്. രണ്ടായിരത്തി ഒമ്പത് മുതൽ അദ്ദേഹം playhouse ന്റെ ഉടമയാണ്. അദ്ദേഹം അഭിനയിച്ച സിനിമകൾ പ്രാഥമികമായ~പ്രാഥമികമായി വിതരണം ചെയ്യുന്ന company ആണ്. അതിനു ശേഷം ജവാൻ of വെള്ളിമല street light എന്നിവ ഉൾപ്പെടെ സംരംഭങ്ങളുമായി ചലച്ചിത്ര നിർമാണത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടായിരത്തി പത്തിലെ കണക്ക് അനുസരിച്ച് കൈരളി tv, peopletv, channel വീ തുടങ്ങിയ ചില മലയാളം tvchannel ഉകൾ നടത്തുന്ന മലയാളം communications ഇന്റെ chairman ആണ് അദ്ദേഹം. റോഷാക്ക്, രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നീ ചിത്രങ്ങൾ നിർമിച്ച മമ്മൂട്ടി company എന്ന മറ്റൊരു നിർമാണ company അദ്ദേഹം സ്ഥാപിച്ചു. നൻപകൽ നേരത്തു മയക്കം രണ്ടായിരത്തി ഇരുപത്തി രണ്ട്. തനിക്ക് രാഷ്ട്രീയ മോഹങ്ങളൊന്നും ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടി തന്റെ ആദ്യ പുസ്~ പുസ്തകമായ കാഴ്ചപാട് അഥവാ ഏകദേശ വീക്ഷണം എന്നു വിവർത്തനം ചെയ്തു. പ്രസിദ്ധീകരിച്ചു വർഷങ്ങൾ ആയി വിവിധ പ്രസിദ്ധികരണങ്ങൾ അദ്ദേഹം എഴുതി. ചെറുലേഖനങ്ങളുടെ സമാഹാരം ആണ് ഇത്. ആ വർഷം അദ്ദേഹം ദുബായ് ആസ്ഥാനമായുള്ള വ്യവസായി MA യൂസഫലിയും ചേർന്ന് dubai internet city സ്ഥിരമായി കൊച്ചി നിർദിഷ്ട smart city പദ്ധതികളെ ചെയ്തു. ജീവകാരുണ്യം സാമൂഹികവുമായ കാരണങ്ങൾ ഒരുപാട് ഉണ്ട്. ക്യാൻസറിന്റെ വികസിത ഘട്ടത്തിലുള്ള ഗുണ നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള കേരളത്തിലെ charitable സംഘടന ആയ pain and palliative care

രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുടനീളമുള്ള cancer ബാധിതർക്ക് വേതനവും സാന്ത്വന പരിചരണവും നൽകുന്നതിനുള്ള ഒരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാരുണ്യങ്ങളും, പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇനിയും നല്ല സിനിമകൾ അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് പ്രശംഎംസി~ പ്രശംസിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു. hello

ഞാൻ വീട്ടിലാണ് നീ എവടെ

എന്താ പരിവാടി free യ ഞാൻ free യാണ് പറയ് എന്തേയ്